അൽഹംദുലില്ലാഹ് ആഹ്. ഞാൻ ഒരു ട്രിപ്പ് പോകാൻ റെഡി ഇണ്ടല്ലോ

ഞങ്ങൾക്ക് ഇന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്.

ആഹ്. എന്താണെന്ന് വെച്ചാൽ ആഹ്. എന്റെ ഒരു നല്ല വ്യൂ ആഹ് നല്ല വ്യൂ ഉള്ള നല്ല സ്ഥലമാണ്. പോയിട്ട് കണ്ടിട്ട് വരാം. അല്ലെ ട്രിപ്പ് എല്ലാം പോയിട്ട് .

ആഹ്. പ്രകൃതികൾക്കും പിന്നെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ഉള്ള വെറുതെ ഇങ്ങനെ മൂന്നാർ, ഊട്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് ഈ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു വൈബ് ഒക്കെ കിട്ടും.

ഞാനേ ഞാൻ ഇന്നലെ വിചാരിച്ചത്രേ എവിടെയെങ്കിലും ഒന്ന് പോ യാത്ര പോയാലോ എന്ന്. . നീ എന്ത് നീ എവിടേക്ക് പോകാൻ പ്ലാൻ ഇടലാണ്? ഏഹ് ഇത് വരെ തീരുമാനിച്ചിട്ടില്ല. എന്താ പറയാ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ പോകണമെന്ന് വിചാരിച്ചാൽ അല്ല നീങ്ങളോട് ചോദിക്കാമെന്നാണ് വിചാരിച്ചത്. എന്താണ് ഇപ്പോൾ ഫ്രീ ആണ്.

ഞാനേ ഉള്ളു. ഒരു ഇങ്ങനത്തെ വല്ല കുറച്ച് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് ഒരു ഫ്രഷ് കുറെ തന്നെയുണ്ട്.

പിന്നെ പിന്നെ എന്താണ് പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ പരുപാടി ഇപ്പോൾ

കേരളത്തിന്റെ പുറത്ത് പറയാൻ എന്റെ ഒരു ഇതിൽ പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പുറത്ത് നമുക്ക് ആദ്യം പോയിട്ട് കാണേണ്ടത് ആണ്.

എന്ത് പറഞ്ഞാലും നമ്മൾ ഏഹ് പറയാ മണാലിയിൽ പോയാലെന്താണ്. നമുക്ക് കാശ്മീരിലും എല്ലായിടത്തും . ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സ്ഥലമുണ്ട് കാണാൻ.

അല്ല. അത് കുട്ടനാട് ഉണ്ട്. ആരും പോയിട്ടൊന്നും ഉണ്ടാവില്ല. മൂന്നാർ, കുട്ടനാട്, എന്നീ നമ്മൾ കാസർഗോഡ് എല്ലാം സ്ഥലങ്ങളില്ലേ. ഇപ്പോൾ നീ പറഞ്ഞത് പോലെ ബേക്കൽ ഫോർട്ട്, റാണിപുരം.

മുൻപേ. അതിന് മുൻപ് ഒരു പിന്നെ എവിടെ പോയിട്ട് എന്ത് കാര്യം?

ആഹ്. ഉണ്ട്. അത് തന്നെയാണ് ഞാനും പറയുക. എനിക്ക് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പോവാൻ? ഇത് ഇപ്പോൾ ഞാൻ നാളെ പോകും. നാളെ രാത്രിയാണ് നാട്ടിൽ നിന്ന്

ആഹ്. ആഹ്. അത് കുറച്ചൊള്ളൂ. ഒരു രാത്രിയല്ലെങ്കിൽ ഒരു മൂന്ന് മണി മൂന്ന് മൂന്നര ആകുമ്പോൾ കിട്ടണമല്ലോ അവിടുത്തെ. അവിടുത്തെ മഞ്ഞ് കിട്ടുവാൻ വേണ്ടിയിട്ട്.

ഞാൻ നീ വ നീ വരാൻ താല്പര്യം ഉണ്ടോ? ഒരു സീറ്റ് ഇപ്പോൾ ഒഴിവുണ്ട്. വേണോ?

ഉണ്ടല്ലേ. ഇഷ്ടംപോലെ കുമ്പിളപ്പം ഭയങ്കര ഇല്ലേ? പക്ഷെ ആ എനിക്ക് അറിയില്ല. ആ അവരിങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും പാലക്കാട് ഫോർട്ട് അങ്ങനത്തെ വലിയ വലിയ ഫോർട്ട് മാത്രം ഇത്രയുമുള്ള ഏഹ് ആണല്ലേ. നിനക്ക് ഇത് അറിയോ? കുമ്പളത്ത് ഇതില്ലേ? കുറെ ഇല്ലേ?

കുമ്പളക്കോയയിലെ ആ അവിടെയുള്ള ആ കണ്ടൽ ചെടിയുടെ അടുത്ത് ഇത് വരുന്നുണ്ട് പുതിയത്.

അങ്ങനെയുള്ളതിനെ വളർത്താൻ. ഏഹ് അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു നമ്മുടെ ഇത് പറയുന്നത് പോലെ

കുറച്ച് ആൾക്കാരുടെ കണ്ണിലൊക്കെ കുറച്ച് മുമ്പിട്ട് നാടാണ്. പിന്നെ നീയിങ്ങനെ ഇടക്ക് ഇടക്ക് ഇങ്ങനെ യാത്ര പോകുന്ന ടീം അല്ലെ. നിനക്ക് അവിടെ കൂടിക്കൂടെ? ഇങ്ങനെ കുറച്ചെല്ലാം അത്യാവശ്യം നല്ല ഓളമൊക്കെ നിനക്ക് ഉണ്ട്.

യാത്രയെല്ലാം ഇടക്ക് ഇടക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് കുറെ നാളുകൾക്ക് നമ്മുടേതായ യാത്രയെ കുറിച്ച് കുറെ അറിയില്ലേ. കേരളത്തിന്റെ യാത്രാസാധ്യതകളും ഉള്ള ഇഷ്ടം പോലെ

ആടാ. ഞാൻ ഇപ്പോൾ ട്രൈ കഴിഞ്ഞ ആഴ്ച നിലവിൽ രണ്ട് മൂന്ന് ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഞാനൊക്കെ ഇന്നലെ ഇരുന്നിട്ട് നമ്മുടെ സംസാരിച്ചപ്പോൾ വിഷയം വരുന്നത് അങ്ങനെയാണ്. നിന്റേത്, നമ്മുടെ ഈ സൽമാന്റെ ഒക്കെ കാര്യങ്ങൾ ഇടക്ക് ഇടക്ക് ട്രിപ്പ് പോകണം അവർ അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സെറ്റാകും

ചിലപ്പോൾ നമ്മളെ കിട്ടിക്കോട്ടെ. അതന്നെ. ഞാൻ അപ്പോൾ വരാട്ടോ നാളെ. നാളെ കടയിൽ ഇരുന്ന് കഴിക്കാം.

മ്മ്. നമുക്ക് അവിടെ നിന്ന് പ്ലാൻ വന്നപാടെ തീരുമാനിക്കാം.